സാധാരണ പോലെയുള്ള ഒരുവ്യക്തിത്വവികാസമല്ല ഉണ്ടാവുന്നത്. കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്ന കുട്ടിയായോ, എല്ലാത്തിനോടും പൊരുത്തപ്പെടൽ വിധിയായി ഏറ്റെടുക്കുന്ന കുട്ടിയായോ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന കുട്ടിയായോ, എല്ലാറ്റിനോടും പ്രതികരിക്കുന്ന കുട്ടിയായോ മാറാനിടയുണ്ട്. കുട്ടികൾ ഇത്തരം മാറ്റത്തിന് കീഴ്പ്പെടുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്നത് കുട്ടിക്കാലമാണ്. അവരുടെ ഇടയിൽ കളിതമാശകൾ ഇല്ലാതാകുന്നു. സ്വന്തം വിഷമങ്ങൾ അമ്മയോട് പോലും അവർ പറയാതാകുന്നു. മദ്യത്തിന് കീഴപ്പെട്ടവരുടെ കുട്ടികൾ കടുത്ത നാണക്കേടും കുറ്റബോധവും അനുഭവിക്കുന്നതിനാൽ മറ്റുള്ളവരിൽ നിന്നും മാറി നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ചിലർ ആരോടും കൂട്ടുകൂടാത്തവരായി മാറുന്നു. പഠനം വിനോദം എന്നിവയിൽ ഒന്നും താല്പര്യം ഇല്ലാത്തവരായി മാറുന്നു. ഇത് ഓർമ്മശക്തി ഗ്രാഹ്യശക്തി എന്നിവയെയും ബാധിക്കാറുണ്ട്. അങ്ങനെ ഒരു കുറ്റവും ചെയ്യാതെ ജീവിതകാലം മുഴുവൻ ശിക്ഷിക്കപ്പെടുന്നവരാണ് മദ്യത്തിന് വിധേയരായ പലരുടെയും കുട്ടികൾ. വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ നമുക്ക് നോക്കാം. റോഡ് അപകടങ്ങളിൽ കേരളം ഇന്ത്യയിൽ രണ്ടാം സ്ഥാനത്താണ്. അപകടങ്ങളിൽ അറുപതു ശതമാനവും മദ്യപാനികൾ. അലക്ഷ്യമായി വാഹനങ്ങൾ ഓടിക്കുന്നത് കൊണ്ടുണ്ടാകുന്നതാണ്. കേരളത്തിൽ മദ്യഷാപ്പുകൾ ഒഴിവ് ദിവസങ്ങളിലാണ് Road അപകടങ്ങൾ കുറയുന്നത് എന്നത് ഈ പരീക്ഷണത്തിന് ശക്തി നൽകുന്നു. കോഴിക്കോട് നഗരത്തിൽ മാത്രം രണ്ടായിരത്തി ഏട്ട് ജൂണിൽ മദ്യപിച്ച് വാഹനമോടിച്ച Traffic police ന്റെ പിടിയിൽ ആയവർ ഇരുന്നൂറ്റി പത്തൊൻപത് പേർ ആയിരുന്നെങ്കിലും രണ്ടായിരത്തി പത്തൊൻപത്തിൽ അത് മുന്നൂറ്റി അന്പത്തേഴായിവർദ്ധിച്ചു. അപകടങ്ങളിൽ തലയ്ക്ക് പരിക്കേറ്റ് ആശുപത്രികൾ എത്തുന്നവരിൽ മുപ്പത്തിയേഴ് ശതമാനം പേരും മദ്യപാനികളാണ്. മദ്യവും driving ഉം മുഖ്യ ശത്രുക്കളാണെന്ന് എടുത്തു പറയേണ്ടതുണ്ട്. മദ്യപിച്ച് Drive ചെയ്യുന്നതിൽ അപകടം ബോധ്യപ്പെടുത്താൻ കേരളത്തിലെ ബോധവൽക്കരണ പരിപാടികൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികളിലും കൗമാരക്കാർക്കിടയിലും ഈ സന്ദേശം എത്തിക്കേണ്ടതുണ്ട് നമ്മൾ. മദ്യപാനികൾ വിഷാദമനുഷ്കരും, കുറ്റവാളികളും, സാമൂഹവിരുദ്ധരും ഒക്കെയായി മാറുന്നത് സമൂഹത്തിന് ഇന്ന് ഒരു ശാപമായി തീർന്നിരിക്കുന്നു. കുറ്റകൃത്യങ്ങൾ സദാചാര ലംഘനങ്ങൾക്കും പലപ്പോഴും മദ്യം ഒരു പ്രേരക വസ്തു വാകാറുണ്ട്. ഒരു പ്രദേശത്തെ കുറ്റകൃത്യങ്ങൾ വർധിപ്പിക്കുന്നതിൽ മദ്യ ഉപയോഗത്തിന് നിർണായകമായ പങ്കുണ്ടെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു

മദ്യപേരിൽ ആത്മനിയന്ത്രണം നഷ്ടമാകുന്നു. ചിലർ അവർ അറിയാതെ കുറ്റകൃത്യങ്ങളിൽ ചെന്നു പെടുന്നു. അവർ കലഹപ്രിയരും ചിലപ്പോൾ ഭാര്യയും കുട്ടികളെയും ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നവരുമാണ്

ഇത് ഗജാജ്ന്റ്റെ showroom ആണോ ഇത്‌ എവടെ സ്ഥലം എവടെ showroom പെരുന്തൽമണ്ണാലേ ഓ okay okay അവിടെ ഞങ്ങളെ family ൽ ഒരു പുതിയ bike എടുക്കണമ്ന് ഒക്കെ ഉണ്ട് അപ്പൊ ഏത് എടുക്കണം എങ്ങനത്തെ വണ്ടിലാന്നപ്പോ better option അത് ചോയ്ക്കാൻ വേണ്ടി വിളിച്ചതാണ്

CC four hundred നോക്കാം four hundred എങ്ങന rate ഒക്കെ

ഹാ okay okay അപ്പൊ ഇങ്ങള് four hundred ആണ് recommend ചെയ്യണേ അല്ലെ

ഇങ്ങൾ four hundred ആണ് recommend ചെയണേ അല്ലെ two fifty എങ്ങനയാ price ഒക്കെ അഹ് okay okay ഇത് എങ്ങനെ mileage ഒക്കെ എങ്ങനെ അഹ് okay okay അപ്പോ വേറെ ഏതാ models ഇല്ലേ Dominar അല്ലാതെ n s two hundred അല്ലെ അത് എങ്ങനയാണ് price വരുന്നേ price range one point five one point five lakh ലെ ആ ഇല്ല അല്ല ഇങ്ങനെ ആണ് അയ്ൻടെ featues ഒക്കെ എങ്ങനെ ആണ്

milage colours അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ

monthly എത്ര വെരും okay പിന്നആ EMI യിട്ട് അത് എത്ര എത്ര years ഇണ്ടാകും ഹാ okay അപ്പോ EMI ൽ ആയ ഇപ്പം bike എടുക്കാൻ തോക്കുന്നേ ready cash ഇപ്പം കൈയിൽ ഇല്ല three lakhs ഒക്കെ ഹാ okay അപ്പൊ ഇത് service ഒക്കെ എങ്ങനെയാണ് വരുന്ന് ഞാൻ ഇവിടെ അലനല്ലൂര്‍ ആണ് കാട്ടുകുളം

ആ ആ ആ മനസിൽ ആയി മനസിൽ ആയി okay hightext ൻ്റെ opposite

ആ അങ്ങനെ എടുക്കാൻ ആണ് പുതിയ വണ്ടി ഒന്ന് എടുക്കാൻ തോന്നി ആ

ഇല്ല ഇല്ലാ friends പറഞ്ഞു നല്ല model ആണ എടക്കുവണേല് dominar choose ചെയ്താ മതീന്ന് ഒക്കെ പറഞ്ഞു അപ്പൊ അയന പറ്റി അനേഷിക്കാൻ വേണ്ടി വിളിച്ചതാണ് bajajsite ലോ ആ നോക്കാം നോക്കാം ഹ്മ് ആ എന്ന whatsapp number note ചെയ്തോളൂ seven zero two five one eight seven three six zero

ആ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ model അങ്ങട്ട് fix ആയിട്ടില്ല അതാണ് ആ ഞാൻ നേറത്തെ enfield ൻ്റെ showroom ക്കും വിളിച്ചിരിന്നു അപ്പൊ enfield ആണോ bajaj ആണോ നോക്കാൻ വേണ്ടി ഒന്ന് compare compare ചെയ്യാൻ നോക്കിയ compare ചെയ്യത് നോക്കാൻ വേണ്ടി വിളിച്ചയാ ഞാൻ dominar എനക് ഇപ്പൊ കേട്ടപ്പോ ഉഷാറാന് കൊഴപ്പോനും ഇലാന്ന് തോന്നി അത്യാവശ്യം mileage ഇണ്ട് അത്യാവശ്യം fair pricing ആണ്

അതിൻ്റെ parts parts ൻ്റെയോ warranty ൻ്റെയോ guarantee യോ അങ്ങന എന്തേലും ഇണ്ടോ

tax ങ് അല്ലെ അപ്പൊ spair ആയ ഹ്മ് okay okay

പിന്നെ വേറെ ന്താണ് നിങ്ങള് recommemd ചെയാന് വേറെ models എന്തേലു നോക്കുന്നിണ്ടോ

ആ അത് നിങ്ങളെ showroom ൽ available ആണൊ ഇപ്പൊ photos whatsapp ചെയ്യാൻ പറ്റുവെങ്കി ചെയൂ ഞാന് free ആകുമ്പോ അവിടെ വരാം ഇന്ന് തന്നെ വരാം

നിങ്ങളെ അവടെ work ചെയ്‌നെ ആണോ അതോ ഇങ്ങനെ calling agency ല് ഉള്ളയണോ

അത് എങ്ങനെ ഒറ്റക്ക് ആണോ അതോ ഒപ്പം ആളെ കൂട്ടാൻ പറ്റോ three members ആ ആ അപ്പൊ bike നിങ്ങള് provide ചെയുവാ അതോ അല്ലാ bike നമ്മള് വാങ്ങി bike ആ അവിടുന്ന്

ആ fifth വരെ ഇണ്ടാകും അല്ല നമ്മള് forth ന് നമ്മ ഒരു കൊടൈക്കനാൽ trip plan ചെയ്തീനു ഞാനും ഒരു friends ഉം ഒരു friend ഇണ്ട് അപ്പൊ ഞങ്ങള് ഇങ്ങനെ ആണെങ്കിൽ ന്നാ പെട്ടന്ന് ഒരു വണ്ടി എടുക്കണേ അങ്ങനെ പോകും ചെയ്യാരുന്നു ആ offer കിട്ടും അല്ലെ ആ okay അത് നല്ലൊരു offer ആണ helmet അങ്ങനത്തെ accessories ഒക്കെ ഇതിൻ്റെ കൂടെ എങ്ങനാണ് okay പിന്നെ accessories ആയിട്ട് വേറെ എന്തേലും ഇണ്ടോ

ആ okay അപ്പൊ പിന്നെ ഞാന് contact ചെയാം വീട്ടിലും friends നോടും ഒന്നൂടി ഒന്ന് അനേഷിച്ചിട്ട് ആ okay ഞാൻ ഒന്ന് അവിടെ വന്നിട്ട് ഒന്ന് നോക്കീട്ട് ഒക്കെ choose ചെയാ emiavailable ആണ് ആനലേ പറഞ്ഞേ അല്ലെ ആ EMI ൽ ആണ് എടുക്കാൻ ഉദേശികണത് ആ ആ okay എന്നാ നമുക്ക് ഞാൻ വരാം അപ്പൊ കൊർച് കയ്ഞ്ഞിട്ട് വരാം അപ്പൊ നമുക്ക് നേരിട്ട് നോക്കാം okay എന്നാ ശെരി okay

Hello ആ hello പറയൂ എന്തരുപാടി എന്ന് പരിപാടി വെർതെ ഇരിക്ക നമ്മക്ക് വണ്ടികളെ പറ്റി പറഞ്ഞാലോ അയിനി ഇപ്പൊ എന്താ പറയാലോ

എനിക്ക് car കളാണ് കൂടുതൽ ഇഷ്ട്ടം car ലേതാ car ൽ ഏതാ ചോയിച്ചാ വല്യ മുന്തിയ വണ്ടികളൊക്കെയാണ് എനിക്ക് ഇഷ്ട്ടം benzBMW ആ അനക്ക് എങ്ങൻത്തെയാ ഇഷ്ട്ടം എൻക്ക് bike കളൊക്കെയാണ് ഇഷ്ട്ടം ഉം ആ എങ്ങൻത്തെ എന്ന bullet xpulse അങ്ങനതന്നെ നല്ല വണ്ടിയാണ്

ഇല്ലേ വണ്ടിയൊന്നും ഇപ്പൊ ഇല്ല വണ്ടി എടുക്കണം ആ എടുക്കാണെങ്കി ഏതാ എട്ക്ക എടുക്കാണെങ്കി ഇപ്പോ ഏർ ഒരു bullet എടുക്കണം

അതെ നിങ്ങളേടത്ത് ഏതാ വണ്ടി എന്നേരത്ത് ഇപ്പൊ ഒരു access ഇണ്ട് ആ access ഒക്കെ മാറിറ്റ് ഒരു car ക്കെ എടുക്കണ്ടേ car ഒക്കെ എടുക്കണം ഉം

കുറച്ച് കയ്യട്ടെ കുറച്ച് പൈസ ഒക്കെ എത്തട്ടെ ആ എതാപ എടക്കണേ എതാപ്പ എടക്കണ ചോയിച്ചാ എന്തായാലും ഇപ്പൊ വല്യ car എടുക്കൽ നടക്കൂല

അപ്പൊ പിന്നെ swift ഓ അല്ലെങ്കി creta അങ്ങനത്തെ ഏതെലും ഒരു middle level വണ്ടി എടുക്കണം ആ കൂട്ടുകാർക്കൊക്കെ വണ്ടിയുണ്ടോ

ഒരുത്തൻ ഇണ്ട് അൻസർ ന്ന് പറയ്ന്ന് ഓൻ്റെ വീട്ടില് ഒരു swift ഇണ്ട് ഓൻ്റെ ഉപ്പാൻ്റെ നിങ്ങള് വണ്ടില് കറങ്ങാൻ പോക്കൊക്കെ ഉണ്ടോ കറങ്ങാനൊക്കെ പോക്കുണ്ട് ഇപ്പൊ അടുത്തൊന്നും പോയില്ലാ ആദ്യക്കെ സ്ഥിരായിട്ട് പോയിരുന്നു

നാട്ടിലൊക്കെ ആള് കമ്മിയാണ് കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഉം access എങ്ങനെ ഇണ്ട് വണ്ടി എത്രകാലായി എടുത്തിട്ട access adipoli വണ്ടിയാണ് scooty ല് നല്ല വണ്ടി access ആണ് എൻ്റെ ഒരഭിപ്രായത്തിൽ എടുത്തിട്ടിപ്പോ ഒരു വർഷം ആയില്ല ആവണേള്ളൂ നല്ല ഒരു experience ആണല്ലേ ആ അതെ അതെ

fresh എടുത്താണ് ആഹ് അയിന് ഒരുലക്ഷത്തി അയ്യായിരാണ് company പറഞ്ഞെ

പിന്നെ അടവായൊണ്ട് അയിലേറെ കുറച്ചുള്ളൂ ആ എന്നിട്ട് അടവ് full കയിഞ്ഞോ അടവ് കഴിഞ്ഞൊട്ടുന്നില്ല മാസം മൂവായിരത്തി എത് something അടക്കണം

കുറച്ച്‌ കാലം അടക്കാനിണ്ടാർന്ന് ഇപ്പം അ ആ എടുത്തപ്പോ ഇരുപയ്യാനായിരം ഉറുപ്പിയ എടുത്ത് എടുത്താണ് അ ആ വേറെ ഇപ്പാ ഏതാ വണ്ടികള് ഇഷ്ട്ടം bike ല് ഏതാ bike ഏർ himalaya ഒക്കെ ഇഷ്ടാണ് അടിപൊളി വണ്ടി അല്ലെ ആ അതെ നാട്ടില് ആരുടെത്തെലും ഉണ്ടോ himalaya ത്തെ നാട്ടില് ഇല്ല ഇണ്ടായിനു ലണ്ടൻ ലോ അവിടെ എവിടെയാണ് ഓൻ്റെ വണ്ടി എന്താ ചെയ്‌തെന്ന് അറിയില്ല ആ bullet ഒക്കെ എല്ലാരുണ്ടോ bullet ഒക്കെ എല്ലാവല് ഇണ്ട് ആ നിങ്ങളേടത്ത് ഇനി വണ്ടി എട്ക്ക്ണ്ടാ ഇപ്പൊ അടുത്ത് പുതിയത് വണ്ടി എട്ക്കണം ന്ന് നിലവില് വണ്ടി ഒന്നും ഇല്ലപ്പോ വണ്ടി ഒന്നും ഇല്ലപ്പേ

കുറച്ച് കഴിയട്ടെ എടുക്കണം ആ electric വണ്ടിയാ ആ അങ്ങനത്തെ എടുക്കാനാ ഉദ്ദേശിക്കണ് അങ്ങത്തെ എടുക്കാ വെച്ചാല് petrol ഇങ്ങനെ വില കൂടല്ലേ

അപ്പൊ അതെന്നെയാണ് ലാഭം എന്ന് തോന്നുന്നേ ആ അത് അതെന്നയാ ലാഭം petrol ഇപ്പൊ മാസം മാസം ഇങ്ങനെ കൂടികൊണ്ടിരിക്കാ

ആ അങ്ങനെ ഒരു complaint ഇപ്പൊ വര്ന്ന്ണ്ട് electric നു

പിന്നെ scooty അങ്ങനെ നല്ലൊരു ഇതാണ് അഹ്

petrol ന് നൂറ്റി ആറ് something ഉം

അപ്പൊ ഈ മാസം ഏപ്രില് പകുതിയൊക്കെ ആവുമ്പോ ഉം വേറെ സംസ്ഥാനങ്ങളിലൊക്കെ ഇത്ര ഒന്നും ഇല്ലാറിയ ആ കേരളത്തില് നല്ല tax ഇണ്ട് അതെ പിന്നെ police കാരും നല്ല പീയലാണ് ഉം അതെ fine ആയിറ്റും ഉം ഒരു ഇപ്പൊ അടുത്തൊരു വാർത്ത കണ്ടിനല്ലോ ആയിരം കോടി പിരിച്ചെടുക്കണെന്നൊക്കെ പറഞ്ഞ്

ആ ആൾക്കാരെ പീയെന്നെ അതെ